അവരെപോലുള്ള ജീവജാലങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തു കയ്യേറുമ്പോൾ അവിടെയുണ്ടാകുന്ന ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മരത്തിന്മേൽ ഉണ്ടാകുന്ന ഭക്ഷണം അല്ലെങ്കിൽ പുല്ല് മുതലായവ സാധനങ്ങൾ ഒന്നും ഇപ്പൊ അവർക്ക് കഴിക്കാൻ പോലും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുമൂലമാണ് അവർ ഈ ഒരു ഒരു പ്രദേശത്തു തന്നെ തടിച്ചു കൂടാനും മറ്റും കാരണക്കാർ ആയിട്ടുള്ളത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു situation ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെ ആണ് നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ആനകളോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ നാട്ടിലേക്ക് ഇറങ്ങാൻ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാരണം മനുഷ്യൻ തന്നെ ആണ് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഉറക്കെ തന്നെ വിളിച്ചു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായ്യിട്ടും അരിക്കൊമ്പന്റെ കൂടെ ഒരു ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ഉണ്ട് ഈ ചക്കക്കൊമ്പൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ്?

അരിക്കൊമ്പൻ ഒരു ഇണ ഉണ്ടെന്നോ അതോ ഗർഭിണി ആണെന്നോ അതോ അതിനൊരു കുട്ടി ഉണ്ടെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടൂ ഇപ്പൊ മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞത് പോലെ ആഹ് തന്നെ ആഹ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്

അവന്റെയും കൂടി നാടാണ് ഇടുക്കി എന്ന് പറയുന്നത് അങ്ങനെ വളർന്നു വന്ന പത്തു ഇരുപതു വര്ഷം വളർന്നു വന്ന അയാൾ ആ ആന ജന്തു ഇപ്പോഴും അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ചിലപ്പോ ഒക്കെ അത് അവന്റെ അമ്മ ചെയ്‌തെന്ന് എന്നൊക്കെ പറയുകയുണ്ടായി അതുകൊണ്ടുതന്നെയാണ് വളരെയധികം ഇപ്പൊ മനുഷ്യർക്ക് ഇടയിൽ പ്രിയങ്കരനായി മാറുകയായിരുന്നു. ഈ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഉള്ളത് തന്നെ ചക്കക്കൊമ്പനെ കുറിച്ച് എനിക്ക് വല്ലാണ്ട് അറിയുകയില്ല ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ നാട്ടിലെ മനുഷ്യർ പറയുന്നുണ്ട് ചിലവർ പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ അരിക്കൊമ്പൻ അമ്മ മാറ്റി ഗവെർന്മെന്റ് മൂലം കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇനി ഇപ്പോ അച്ഛന്റെ ഇങ്ങനെയൊരു പ്രയാസത്തിനു പകരം ചോദിക്കാൻ അവന്റെ മകൻ വരുവെന്നോ മറ്റും പറയുകയുണ്ടായി എന്താ നിങ്ങളുടെ അഭിപ്രായം?

അവർക്കും അവരും ഒരു ജന്തുക്കൾ അല്ലെങ്കിൽ അവർ ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്കും അതുപോലത്തെയുള്ള വികാരങ്ങൾ ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ആ ഒരു ആൾ തീർച്ചയായും കേരളത്തിൽ എത്തുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതുപോലെ ഉള്ള ആ ഒരു സാഹചര്യം ഇനി ആ ഒരു ഇടുക്കിയിൽ നമ്മൾ കാണേണ്ടി വരും എന്ന് തന്നെ തീർച്ചയായിട്ടും നമ്മുക്ക് പറയാം. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ആനകൾ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട് കാരണം ഞങ്ങളുടെ ഇങ്ങനെ കാട് പോലത്തെ പ്രദേശമാണ് ഞങ്ങളുടെ ഒരു ഭാഗത്തു വലിയ വീടുകളും മറ്റും ഒന്നും ഇല്ല ഇവിടെ full rubber തോട്ടവും പിന്നെ അങ്ങോട്ട് കുറച്ചു ഇറങ്ങിയാൽ പാടമൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ ആനകളും മറ്റും വളരെയധികം വരുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ആനശല്യം അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലത്തിനു മുൻപ് അവിടെ രാത്രി സമയങ്ങളിൽ ആനകൾ കാടിളകി വന്നു അത് ഒറ്റ ആനയും ഒന്നും അല്ല കുടുംബത്തോടെ കാട് ഇറങഇറങ്ങി വന്ന് ഞങ്ങളുടെ അവിടെ ഒക്കെ കന്നുകാലികളെ വീടിനകത്തേക്ക് വീടനകത്തേക്കൊന്നും അല്ല ഞങ്ങളുടെ പ്രദേശത്തു

ആനയുടെ ശബ്‍ദം ഒക്കെ ഞങ്ങൾ പ്രദേശത്തിൽ ഉള്ളവർ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കുറച്ചു ദിവസം വളരെ അധികം പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. അത് കാരണം വീടിന്റെ അടുത്ത് വരെ എത്തി ഞങ്ങൾ താൽക്കാലികം രക്ഷപെടുകയാണുണ്ടായത് ഉണ്ടായത് ഇപ്പൊ ഞങ്ങളുടെ അവിടത്തെ പഞ്ചായത്തിലെ പ്രസിഡന്റും മറ്റും മെമ്പറും ഒക്കെ വന്നു സ്ഥലമൊക്കെ സന്ദർശിക്കുകയുണ്ടായി വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ആനകൾ അന്ന് കൊണ്ടുവന്നിരുന്നത്. എങ്കിൽ പോലും ഞങ്ങൾക്ക് അത്രയധികം പ്രയാസങ്ങളൊന്നും പ്രായസം ഒന്നും ആനകൾ മൂലം ഉണ്ടായിട്ടില്ല അവർ കാടിറങ്ങി വന്ന് ഇപ്പോ കണ്ണ് കാണാതെ കാടാണെന്നു കരുതി ഞങ്ങളുടെ വീട്ടുമുറ്റത്തും അങ്ങനെ ചവിട്ടിയതാണ് എങ്കിൽ പോലും അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. Okay തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ആനകൾ നിങ്ങളുടെ കളിക്കളത്തിൽ അഥവാ വാസസ്ഥലം അവരുടെ ആനയുടെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏകദേശം ഈ പ്രദേശം കൂടിയാണ് എന്നിരുന്നാലും ഈ ആനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വാഴത്തോട്ടങ്ങളും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങൾ ഒക്കെ നശിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടു വരുന്നത് തീർച്ചയായും ഇതിനെതിരെ ഗവെർന്മെന്റ് ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്.

പിന്നെ ഈ ആനകൾ കൊണ്ട് നിങ്ങളുടെ അവിടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടുണ്ട് പാടങ്ങളിൽ നിങ്ങൾ പറഞ്ഞപോലെതന്നെ വാഴകൾ ഒക്കെ അവർക്കു പന, വാഴ തുടങ്ങിയവ ഒക്കെ അവർക്ക് വളരെ അധികം പ്രിയപ്പെട്ട വസ്തുക്കളാണ്. അപ്പോ അങ്ങനെ അത് ഒന്ന് ഇവർ തല്ല് പിടിച്ചൊക്കെ വാരാറുണ്ടെന്നു ചിലവരൊക്കെ പറയുന്നു അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ അവിടെയും എത്തിയത് ഞങ്ങളുടെ അവിടെ ഒക്കെ പാടം പാടത്തിൽ വളരെ അധികം വാഴയും മറ്റും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിൽ അവരുടെ അടുത്ത് മുറ്റത്തു ഒരു പനയോക്കെ ഉണ്ടായിരുന്നു ആ പനയോക്കെ ആകെ പഴുത്തു ചീന്തിയ ഒരു അവസ്ഥയായിരുന്നു. അന്ന് കാണാൻ പറ്റിയത് വളരെ അധികം okay okay പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് നമുക്ക് വിഷയമായി സംസാരിക്കാം എന്ന ശരി.

ആ അതെ എന്താ പരിപാടി സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെ പരിപാടി കൊറേയായല്ലോ വിളിച്ചിട്ട് ഹും കൊറേയായി അമ്മെയാ ഇപ്പൊ number തന്നെ വിളിച്ചോക്ക് പറഞ്ഞിട്ടേ ആ ഞാൻ തൻ്റെ phone ക്ക് വിളിച്ച് നോക്കീ but അത് ഉം switchoff ആണ് worked അല്ല phone അല്ലെ വീണെ എന്തേലും ചെയ്‌തോ work ഏർ complaint എന്തേലു ആയിട്ടുണ്ടോ

അതെ അപ്പൊ ഏർ വീടിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലേ

അതെയല്ലേ ഇപ്പൊ ഏർ വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ നിർത്തി വെച്ചിട്ടുണ്ടോ ഇപ്പൊ എ എല്ലാം തുടർന്ന് പോന്നിണ്ട് ക് കൃഷി level ആവുന്നുണ്ട് ഉം ഇപ്പൊ ഇനിപ്പളാ അറിഞ്ഞേ അമ്മ പറഞ്ഞപ്പളാ അറിഞ്ഞേ നാട്ടിലിണ്ടാവുന്നില്ല അമ്മച്ചൻ മരിച്ചു രണ്ട് കൊല്ലോക്കെ ആവാറായി എന്നൊക്കെ പറഞ്ഞു ആ ഈ വരുന്ന ഇരുപത്തിരണ്ടാംതിയാണേ

അപ്പൊ mostly sorry വരാൻ പറ്റീല്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഹൈദരാബാദിൽ ആയിരുന്നു ആ ഈ ഇരുപത്തിരണ്ടാം തീയ്യതി ഒന്ന് പറ്റിണ്ടേ വരുവണ്ടോ ഓ ആയിക്കോട്ടെ വരാം പിന്നെ എന്തൊക്കെയാ കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു

ഉം ഉം അതെല്ലേ

വേറെ എന്തെങ്കിലു ചെയ്യുന്നുണ്ടോ

ആ ഇപ്പൊ അമ്മ പറഞ്ഞു നീയിപ്പോ ഏർ ഇതിന്റെ ഇടക്ക് രണ്ട് മാസം മുന്നെ നമ്മ വന്നപ്പോ പറഞ്ഞു എള്ള് അങ്ങത്തെ എന്തൊക്കെയോ കൊടുത്തയച്ചിട്ടുണ്ടായിന്നു പറഞ്ഞു നല്ല എണ്ണയും തേങ്ങ ആട്ടിയ എണ്ണയും എള്ള് ഉഴുന്ന് പയറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് പറഞ്ഞു

ആ ഇതിപ്പോ വീട്ടിലേക്കുള്ള uses ന് വേണ്ടീട്ടാണോ അതോ മഴക്ക് ഇതായിട്ട് ഉള്ളിലോട്ട് കൊടുക്കുന്നുണ്ടോ നെല്ലും കാര്യങ്ങളൊക്കെ അല്ല വീട്ടിക്കായ്ട്ടന്നെ ഉണ്ട് പൊറത്തേക്കും കൊടുക്കുണ്ട് അപ്പൊ തനിക്ക് interest ഉണ്ടോ ഈ കൃഷിനോടും കാര്യങ്ങളൊടൊക്കെ ആ എനിക്ക് നല്ല interest ഉണ്ട് നെൽകൃഷിയോടും എല്ലാത്തോടും നല്ല interest ഉണ്ട് എനിക്ക് ഉം ഞാൻ അയിന്റെ ഒരു assignment ഉം ചെയ്യാനൊക്കെ വിചാരിച്ച് അപ്പൊ ഇവിടെ ഏർ താഴ്ന്ന area ആയൻകൊണ്ട് നെൽക്കൃഷിയും കാര്യങ്ങളൊന്നു ഇല്ലല്ലൊ

എന്ത് കണ്ടം പൂട്ടാന്ന് വിചാരിക്കുമ്പോ പണ്ട് ഇവര് കാളയോ പശുവോ അങ്ങനെ എന്തൊ വെച്ചിട്ടല്ലേ പൂട്ടിയിട്ടുണ്ടായിരുന്നെ അല്ല ഇപ്പൊ കാളയും പശുവല്ല ഇപ്പൊ tractor വെച്ചിട്ടാണ്

അത് സാധാ tractor tractor വെച്ചിട്ട് പൂട്ടിക്കെ

പക്ഷെ അത് ഈ സാധാരണ പണിഞ്ഞ വണ്ടികളൊക്കെ ചളി ആയിറ്റിങ്ങന പൂണ്ടല്ലേ ചെയ്യാ

അത് മറ്റേ കൊയ്ത്ത് പറഞ്ഞിട്ടൊന്ന് വരി ഈ കൊയ്യണ time ലേ

ആ ആ time ല് നമ്മക്ക് tractor വെച്ചിട്ട് ഒന്നൂടെ ഉഴുന്നിട്ട് നെലൊപ്പാക്കണം

ആ നല്ല ഒപ്പായി ശരിയാവുമ്പൊ കയ്യുമ്പോ പിന്നെ പൂന്തൽ ഒന്നും വരില്ല ഒപ്പാക്കാന്ന് പറയുമ്പോ ഈ tractor ഏർ പറഞ്ഞ വണ്ടി ന്ന് പറയണ എങ്ങതെയാന്ന് auto rickshaw പോലെയാണോ അല്ല auto rickshaw അല്ല ഒരു jeep പോലത്തെ വണ്ടിയാണ് jeep ന്റെ size എ ഉണ്ടാവുള്ളു അല്ല front കമ്മിയാവും front ലാ petrol tank വരുന്നതെ

ഇങ്ങനെ issues ഒന്നു ഉണ്ടാവൂല്ലേ മഴ പെയ്തു കഴിഞ്ഞാ അത് വെള്ളം കൂടാ ഈ വണ്ടിക്ക് ഇറങ്ങാനുള്ള വെള്ളൊക്കെ പാകാകൊക്കെ വേണ്ടേ അത് നമ്മള് അരുവി ചാൽ വെട്ടീട്ട് വെള്ളം കമ്മിയാക്കും അതെ അപ്പൊ ഈ കണ്ടത്തിലുണ്ടായും ചെടികൾ അതൊക്കെ വെട്ടി മാറ്റിട്ട് ഈ വണ്ടി ഇറക്കണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ല tractor സാധാരണ കണ്ടത്തി കൂടി ഇറങ്ങി പോവും ഈ ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ള കണ്ടത്തി കൂടക്ക് ഇറങ്ങിപ്പോകോ ആ മരം മരം ഇണ്ടെങ്കിൽ കൂടി കേറിപ്പോവും മുള്ളും കാര്യങ്ങളൊക്കെ തട്ടിയ tire ന് ഒന്നും പ്രശ്നിണ്ടാവൂല്ല അല്ല front wheel മാത്രം കൊഴപ്പില്ല back wheel പിന്നെ ഈ steel ഇരുമ്പൊക്കെ ആയിക്കൊണ്ട് ആകെ തട്ടിയോടിച്ചു പോവും

അല്ല ഇത് വേറെ tire ആ use എയ്യണത് ഇതിന്റെ പോലെ പല size ഉം കാര്യങ്ങളൊക്കെ തന്നെയാണോ ആ back tire വലുതും front tire ചെറുതു ആവും ഏർ എത്ര മീ താനിതില് run നോക്കീട്ടുണ്ടോ ഏർ tractor use ചെയ്തിട്ടുണ്ടോ തനിക്ക് സ്വന്തം ആയിട്ടുള്ളതാണോ tractor അതോ ഏർ വേറെ സ്ഥലത്തിന്ന് എല്ലാർക്കും വേണ്ടി വരുത്തുമ്പോ അയിന്റെ ഇടയിൽ വേണ്ടി ചെയ്യിന്നതാണോ എയ്ക്കായ്ട്ട് tractor ഒന്നുല്ല ഞാൻ additional ആയിട്ട് പൊറത്തിന്ന് വിളിക്കെ ചെയ്യാ tractor എ അതെല്ലേ അപ്പൊ തനിക്ക് ഏർ തന്റെ കുടുംബത്തിലുള്ളവർക്കായിട്ട് മാത്രാണോ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളെ വേറെ ആർക്കു ഇല്ലേ അല്ല എക്ക് കൃഷി ഇല്ല ഞാൻ പാട്ടത്തിനെടുത്താ ചെയ്യണത് വെറുള്ളോരൊക്കെ കൃഷി ചെയ്യുമ്പോ അയില് പാട്ടത്തിനെടുത്ത് ചെയ്യാ

അഹ് ഇതിപ്പോ നം നിങ്ങളെ സ്വന്തം കൃഷിയല്ല സ്ഥലം സ്വന്തം സ്ഥലല്ല വാടകക്ക് എടുത്തിട്ടാണ് ആ വാടകയ്ക്ക് rent ന് എടുത്തിട്ടാ ചെയ്യുന്നത് അപ്പൊ വാടകയ്ക്ക് വേറെന്തോ ഒരു പേര് പറയ നമ്മൾ വാടകയ്‌ക്കെടുത്ത കൃഷി എന്തോ ഒരു പേര് വാട്ടം ന്നോ പട്ടം ന്നോ അങ്ങനെ എന്തോ പറയില്ലേ

ആ ആ അപ്പൊ ഇത് ഒരു segment ആയ കാരണം ഒന്ന് ഇങ് ചോയ്ച്ചതിന് കൊറച്ചു details ആയിട്ടൊന്ന് പറഞ്ഞു തരോ സമയിണ്ടോ ഓ അതൊക്കെ പറയാല്ലോ എന്താവെച്ച ചോയിച്ചോളീ

first ഇപ്പൊ എന്താ വെച്ചാല് ഈ കൃഷിന്ന് പറയുമ്പോ നമ്മൾ ആദ്യം തന്നെ നെല്ല് ആണോ ശരിയാക്കണ്ടായത് ഈ വിത്ത് ആണോ ശരിയാക്കണത് അതോ ഈ നമ്മൾ ഈ നെല്ല് കൃഷിയിറക്കുന്ന ഭൂമിയുണ്ടല്ലോ അതാണോ ശരിയാക്കണ്ടേ ആദ്യം വിത്ത് വിത്ത് പാകു എന്നിട്ട് വിത്ത് ആദ്യം മുളപ്പിക്കണം

ഉം അയിന് ഇന്ന നെല്ല് തന്നെ മാറ്റിവെക്കണം എന്നുണ്ടോ അതോ കൂടി കലർന്നിട്ടായാലും കൊഴപ്പില്ലേ അല്ല വെവ്വേറെ ഏർ വേർതിരിച്ചിട്ട് വേണം അത് മാറ്റിവെക്കാൻ അല്ലെങ്കി കലർന്നു പോവും അപ്പൊ ഈ നെല്ല് ഒക്കെ ഒരു പോലെ തന്നെയല്ലേ അത് separate ആയിട്ട് വെവ്വേറെ കിട്ടലുണ്ടോ ആ ഒരു അഞ്ചാറു തരം വിത്തുകളൊക്കെ ഉണ്ട് അയില്

ആ നെല്ല് അഞ്ചാറ് തരൊക്കെ ഉണ്ട് അതെ ഏർ ഏതൊക്കെ തരങ്ങ പേര് ഒരു മൂന്നാലെണ്ണം പറയാൻ പറ്റോ അറിയോ നെല്ല് രക്തചാലിയുണ്ട്

ഇനി ഏതൊക്കെയാ ഉള്ളെ പിന്നെ ഏതൊക്കെ ഉള്ളെന്ന് നമ്മക്കറീല്ല പതിപ്പോ ഇണ്ടാക്കുന്നവരോട് ഈ കുറുവ അരി ഒക്കെ നമ്മൾ ഇങ്ങനെ നെൽകൃഷി ഉണ്ടാക്കി വരുന്നതാണോ അത് കുറുവ പൊറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പക്ഷെ നമ്മള് ഏർ ഏർ ഒരു സംശയം എന്താണ് വെച്ചാല് നമ്മളിപ്പോ ഇയാളെ വീട്ടില് ഏർ ഇപ്പൊ ഇയാളെ വീട്ടിൽ ഉണ്ടാക്കുന്ന നെല്ലിന്റെ ഇത് ചോറിന്റെ വലുപ്പം പറഞ്ഞു കഴിഞ്ഞ അത്ര തടിയും കാര്യങ്ങളും നീളൊന്നുണ്ടാവില്ല പക്ഷെ കുറുവക്ക് നല്ല തടിയുണ്ടാവും അതെ പോലെ തന്നെ തമിഴ് നാട്ടീന്ന് import ചെയ്യുന്ന നെല്ലിന്റെ അരിക്ക് നീളം കൂടുതലുണ്ടാവും അതെന്താ അങ്ങനെ

ആ നമുക്ക് അതും പറ്റില്ല അവർക്കിതും പറ്റില്ല ഇത് വലിയ വലിയ അ അരി ആയിക്കൊണ്ട് അവർക്കധികം കഴിച്ചാ പെട്ടെന്ന് വിശപ്പ് മാറും അതെങ്ങനെയാ അവിടെ മാത്രം അരിക്ക് നീളം കൂടുന്നെ അത് മണ്ണിന്റെരു ഇതാണ് ബ് ഭൂമിയിലെ എല്ലാ മണ്ണും ഒരു പോലെ തന്നെയല്ലേ അല്ല അവിടത്തെ മണ്ണ് വേറെ ഇവിടത്തെ മണ്ണ് വേറെയാ വരാ രണ്ടും രണ്ട് തരാ

ചെമ്മണ്ണ് പറഞ്ഞിട്ട് വരും അങ്ങനെ രണ്ട് മൂന്ന് തരം മണ്ണുണ്ട് ആ എന്നിട്ട് ഈ വിത്തിലുണ്ടായ നെല്ല് മുക്കി കഴിഞ്ഞിട്ട് അതെങ്ങനെ വെ കിണറ്റിലിടെ വേണ്ടേ കിണറ്റിലിടാണോ വേണ്ടേ

പക്ഷെ ഇത് മുളച്ച് കഴിഞ്ഞ ചാക്കിന്ന് പിടിച്ചു വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ irritation ആവൂല്ലേ അത്

ഓ സുഖായിട്ട് കിട്ടു അതൊക്കെ ക്ഷെ മുളപ്പിച്ചതിന്റെ മുളപ്പൊക്കെ പൊട്ടില്ലെ ഇത് നമ്മള് വലിക്കല്ലോ അപ്പം പൊട്ടില്ലേ

അതെ എന്നിട്ട് ഇത് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങനെ കൊണ്ടോയ്ട്ട് കണ്ടത്തിൽ ഇടാണോ വേണ്ടേ

എങ്ങനെ ഈ പ് ഏർ പാവണത് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് കണ്ടത്തിൽ പാവുന്നത് ഒന്ന് paper ൽ പാവണത്

ഈ രണ്ടെണ്ണം എങ്ങനെയാ difference ആയിട്ട് വരുന്നേ എങ്ങനെയായാലും നമ്മൾ നടുന്നത് കണ്ടത്തി തന്നെയാണല്ലോ അപ്പൊ അത് രണ്ട് രീതിക്കയാലു വിത്ത് മുളക്കൊ ആ രണ്ട് രീതിക്കും മുളക്കും പക്ഷെ ആ paper ൽ പാവുന്നതാണെങ്കിൽ ഒന്നൂടി സുഖത്തിൽ കിട്ടും ഏതിനാ time കൂടുതലെടുക്കുക time ഉ ചിലവും കാര്യങ്ങളൊക്കെ

അതെങ്ങനെ കണ്ടതിൽ പാവുന്നെ കണ്ടതിൽ ഒരു എർമാടി കൂട്ടീട്ട് അയിൽ വിത്തിട

ചതുരത്തിൽ മനസ്സിലായില്ല ചതുരത്തിൽ സ്ഥലുണ്ടാക്ക പറയുമ്പോ നമ്മൾ കണ്ടത്തിന്റെ ഒരു ഭാഗം മാത്രായിട്ട് എട്കെ ആ ഒരു ഭാഗം മാത്രായിട്ട് എടുത്തിട്ട്

വിത്ത് ചെളി മണ്ണ് കൂട്ടി വെക്ക അത് വെറുതെ വി ആ ചെളി മണ്ണ് അഹ് ഒരു വരമ്പ് മാതിരി ചെളി മണ്ണ് കൂട്ടി വെക്ക

അത് മുളച്ചു കഴിഞ്ഞിട്ട് അത് പറിക്കാൻ വേണ്ടീട്ട് ആൾക്കാരെ തനിയെ വിളിക്കണം അത് പറിക്കാൻ വേണ്ടീട്ട് തനിയെ വിളിക്കണം ന്നോ അപ്പൊ എത്രത്തോളം ഉണ്ടാവും അത് നമ്മൾ ഈ വെച്ച കാര്യം എത്രത്തോളം വലുപ്പണ്ടാവും അതൊരു മൂന്നടിക്ക് നാലടിക്കൊക്കെ വരും അതെ ഇട് എത്ര height ഓളം ണ്ട വളരും ഈ സാധനം

അത് പറിച്ച് ഏർ പറിച്ചിട്ട് മുടി കളയണം പറിച്ചിട്ട് കൂട്ടി വെക്കണതിനെ ഉം അത് എങ്ങനെ പറിക്കണ്ടേ നമ്മള് അയിന് procedure എന്തേലു ഉണ്ടോ പറിക്കണേന് ഇല്ല കണ്ടത്തിന്ന് വലിച്ചു പറിക്ക അപ്പൊ അയിന്റെ വേരും കാര്യങ്ങളൊക്കെ പൊട്ടാതെ നോക്കണ്ടേ